സി c plus പ്ലസ് പ്രോഗ്രാമിലെ ടോക്കൺസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എങ്ങനെ ടോക്കൻസ് നിർവചിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം
ഒരു ഉദാഹരണത്തോടെ നമുക്ക് ഇത് നോക്കാം
അത് പോലെ സ്വാഭാവികമായ ചില തെറ്റുകളും അവ തിരുത്തുന്നതും വിശദീകരിക്കുന്നു
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ജിസിസി g കമ്പൈലർ വെർഷൻ 461 ഒരു ആമുഖത്തോടെ തുടങ്ങാം
ഡാറ്റ ടൈപ്സ് വേരിയബിൾസ് കോൺസ്റ്റന്റ്സ് ഐഡന്റിഫയർസ് എന്നിവയ്ക്ക് സാധാരണ പറയുന്ന പേരാണ് ടോക്കൻ
പ്രോഗ്രാമോടെ തുടങ്ങാം
എഡിറ്ററിൽ നേരത്തെ തന്നെ കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്
ഞാനത് തുറക്കാം
ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് ടോക്കൻസ് c
ഈ പ്രോഗ്രാമിൽ വേരിയബിൾസിനെ ഇന്ത്യലൈസ് ചെയ്യുകയും അവയുടെ മൂല്യം പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നു
ഇപ്പോൾ കോഡ് വിശദീകരിക്കാം
ഇത് നമ്മുടെ ഹെഡർ ഫൈൽ
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ ഇന്റ് ഒരു കീ വേർഡ് ആണ്
അതായത് കംപൈലറിന് keywordന്റെ അർത്ഥം അറിയാം
a ഒരു ഇന്റഗർ വേരിയബിൾ ആണ്
നമ്മൾ ഇതിൽ 2 എന്ന് മൂല്യം കൊടുക്കുന്നു
ഇതിനെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നു
ഒരു വേരിയബിളിന് മൂല്യം നൽകുന്നില്ലെങ്കിൽ അതിനെ വേരിയബിളിന്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നു
ഇവിടെ b ഒരു കോൺസ്റ്റന്റ് ആണ്
b യുടെ മൂല്യം 4നല്കി അതിനെ ഇന്ത്യലൈസ് ചെയ്യുന്നു
റീഡ് ഓൺലി വേരിയബിൾ സൃഷ്ടിക്കുന്നതിനാണ് കോൺസ്റ്റ് കീവേർഡ് ഉപയോഗിക്കുന്നത്
കീവേർഡ്സ് കോൺസ്റ്റന്റ് എന്നിവയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ലൈഡിലേക്ക് തിരിച്ചു വരാം
Keywordsന് നിശ്ചിതമായ അർത്ഥം ഉണ്ട് അത് മാറ്റുവാൻ കഴിയില്ല
വേരിയബിൾസിന് പേരിന് വേണ്ടി കീവേർഡ്സ് ഉപയോഗിക്കാൻ കഴിയില്ല
Cൽ 32 കീവേർഡ്സ് ഉണ്ട്
ഓട്ടോ ബ്രേക്ക് കേസ് ചാർ എനും എക്സ്റ്റർൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്
കോൺസ്റ്റന്റ്സ് കോൺസ്റ്റന്റ്സ് നിശ്ചിതമായ മൂല്യങ്ങൾ ആണ്
ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്ത് അവയ്ക്ക് മാറ്റം വരുത്തുന്നില്ല
രണ്ടു തരത്തിലുള്ള കോൺസ്റ്റന്റ്സ് ഉണ്ട് അവ ന്യൂമറിക്ക് കോൺസ്റ്റന്റ്സ് ക്യാരക്ടർ കോൺസ്റ്റന്റ്സ്
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
വേരിയബിൾ c യുടെ ഡാറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ട്
ഇതിന് 15 എന്ന മൂല്യം നല്കുന്നു
ഒരു കൂട്ടം നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മൂല്യങ്ങളുടെ ഒരു ഫിനൈറ്റ് സെറ്റ് ആണ് ഡാറ്റ ടൈപ്പ്
ഇവിടെ d ഒരു വേരിയബിൾ ആണ്
ചാർ സിംഗിൾ ക്യൂട്ടീസ് എന്നിവ സൂചിപ്പിക്കുന്നത് ഒരു ക്യാരക്ടർ നെയാണ്
ഇതിന്റെ ഫലമായി A എന്ന മൂല്യം ഉൾകൊള്ളുന്ന ക്യാരക്ടർ വേരിയബിൾ ആണ് ഡ്
ഇന്റ് ഡബിൾ ഫ്ലോട്ട് ചാർ ഡേറ്റാടൈപ്സ് ആണെന്ന് എളുപ്പത്തിൽ മനസിലാക്കാം
അ സി d എന്നിവ വേരിയബിളുകൾ ആണ്
ഇപ്പോൾ നമ്മുക്ക് സ്ലൈഡിലേക്ക് തിരികെ വന്ന് datatypeനെയും വേരിയബിളിനെയും കുറിച്ച് കൂടുതൽ മനസിലാക്കാം
ഡാറ്റ types ഇന്റഗർ ഡാറ്റ ടൈപ്പ് ലൂടെ തുടങ്ങാം
ഇന്റ് ഉപയോഗിച്ച് ഇത് ഡിക്ലേർ ചെയ്യുന്നു
ഒരു ഇന്റഗർ ഡാറ്റ ടൈപ്പ് പ്രിന്റ് ചെയ്യണമെങ്കിൽ160d ഫോർമാറ്റ് സ്പെസിഫയർ ആയി ഉപയോഗിക്കണം
അത് പോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നംബർസ് നായി float160f ഉപയോഗിക്കുന്നു
ക്യാരക്ടർ ഡാറ്റ typeനായി char160c ഉപയോഗിക്കുന്നു
ഡബിൾ ഡാറ്റ typeനായി doubleഉം ഫോർമാറ്റ് സ്പെസിഫയർ ആയി 160lf ഉം ഉപയോഗിക്കുന്നു
ഇപ്പോൾ ഡാറ്റ ടൈപ്പുകളുടെ പരിധികൾ നോക്കാം
ഇന്റഗർ ഡാറ്റ typeന്റെ പരിധി ഇതാണ്
ഫ്ലോട്ടിംഗ് പോയിന്റ് പരിധി ഇതാണ്
Characterന്റെ പരിധി ഇതാണ്
Doubleന്റെ പരിധി ഇതാണ്
വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന മൂല്യം ഈ പരിധികൾക്കുള്ളിൽ തന്നെയായിരിക്കണം
ഇപ്പോൾ വേരിയബിൾസിലേക്ക് പോകാം
ഡേറ്റയുടെ പേര് ആണ് വേരിയബിൾ
ഡേറ്റയുടെ മൂല്യം സ്റ്റോർ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു
പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ മൂല്യത്തിൽ മാറ്റം വരാം
ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അത് ഡിക്ലേർ ചെയ്തിരിക്കണം
നമ്മൾ വേരിയബിൾസിന് അർത്ഥവത്തായ പേരുകൾ നല്കാൻ ശ്രമിക്കണം
ഉദാഹരണത്തിന് ജോഹ്ൻ മാർക്ക്സ് സും അങ്ങനെ
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
ഈ functionന്റെ ഐഡന്റിഫയർ പേര് ആണ് പ്രിന്റ്ഫ്
സ്ലൈഡിലേക്ക് തിരിച്ചു വരാം
identifiersനെ കുറിച്ച് പഠിക്കാം
യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ് ഐഡന്റിഫയർസ്
ഐഡന്റിഫയർ അക്ഷരങ്ങളും അക്കങ്ങളും ഉൾകൊള്ളുന്നു
uppercaseഉം ലവർകേസ് ഉം ആയുള്ള അക്ഷരങ്ങൾ അനുവധനീയമാണ്
ആദ്യത്തെ അക്ഷരം ആല്ഫബെറ്റോ അണ്ടർസ്കോർ ആയിരിക്കണം
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
ഇവിടെ വേരിയബിൾസ് ഉം കോൺസ്റ്റന്റ്സ് ഉം ഇന്ത്യലൈസ് ചെയ്തു
അവ പ്രിന്റ് ചെയ്യുന്നു
ഇതാണ് നമ്മുടെ റിട്ടർൻ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനൽ വിന്ഡോ തുറക്കാനായി Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്യുക
കംപൈൽ ചെയ്യാനായി ജിസിസി സ്പേസ് ടോക്കൻസ് ഡോട്ട് c സ്പേസ് ഹൈഫൻ o ടോക്ക് ടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ tok ടൈപ്പ് ചെയ്യുക
ഔട്ട്പുട്ട് കാണിക്കുന്നു
ദശാംശത്തിന് ശേഷം ഇവിടെ 6 അക്കങ്ങൾ കാണാം
ഇവിടെ രണ്ടു അക്കങ്ങൾ ഉണ്ട്
എങ്ങനെ ഇത് സംഭവിച്ചുവെന്ന് നോക്കാം പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
ഇവിടുത്തെ പോയിന്റ് 2ഫ് ആണ് അതിന് കാരണം
ഇത് സൂചിപ്പിക്കുന്നത് ദശാംശത്തിന് ശേഷം രണ്ട് അക്കങ്ങളെ പ്രിന്റ് ചെയ്യാൻ കഴിയു എന്നാണ്
ഇവിടെ മൂന്ന് ദശാംശ അക്കങ്ങൾ ഉള്ള ഒരു ഔട്ട്പുട്ട് വേണമെന്ന് കരുതുക
പോയിന്റ് 2f160 പോയിന്റ് 3ഫ് ആയി മാറ്റാം
സേവ് ക്ലിക്ക് ചെയ്യുക
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
നേരത്തേതു പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ദശാംശത്തിന് ശേഷം മൂന്ന് അക്കങ്ങൾ കാണാം
ഇതേ പ്രോഗ്രാം c ൽ എക്സിക്യൂട്ട് ചെയ്യാം
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നു
shiftctrls ഒരുമിച്ച് പ്രസ് ചെയ്യുക
cpp എന്ന extensionനോട് കൂടി ഫയൽ സേവ് ചെയ്യാം സേവ് ക്ലിക്ക് ചെയ്യുക
ഹെഡർ ഫൈൽ അയോസ്ട്രീം എന്ന് മാറ്റാം
യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുക
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന് പകരം കൌട്ട് ഉപയോഗിക്കുക
Cൽ ഒരു വരി പ്രിന്റ് ചെയ്യാനായി കൌട്ട് ഫങ്ഷൻ ഉപയോഗിക്കുന്നു
സെർച്ച് ഫോർ ആൻഡ് റിപ്ലേസ് ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഇവിടെ ടൈപ്പ് ചെയ്യുക പ്രിന്റ്ഫ് തുറക്കുന്ന ബ്രാക്കറ്റ് ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യുക കൌട്ട് രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ എൽടിഎൽടി
റിപ്ലേസ് ആൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ക്ലിക്ക് ചെയ്യുക
ഫോർമാറ്റ് സ്പെസിഫയർന്റെയോ ന് ന്റെയോ ആവശ്യം ഇല്ല
ഇവ നീക്കം ചെയ്യാം
കോമ ഡിലീറ്റ് ചെയ്ത് രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യാം
വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
ഡബിൾ ക്യൂട്ട്സിന് ഉള്ളിൽ ന്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം ടെർമിനലിലേക്ക് തിരികെ വരുക
കംപൈൽ ചെയ്യാൻ ഗ് സ്പേസ് ടോക്കൻസ് ഡോട്ട് സിപിപി സ്പേസ് ഹൈഫൻ ഓ സ്പേസ് ടോക്ക് 1 ടൈപ്പ് ചെയ്യുക
ഇവിടെ tokensസി യുടെ ഔട്ട്പുട്ട് ഫയൽ ആയ ടോക്ക് നീക്കം ചെയ്യപ്പെടാതെയിരിക്കാനാണ് ടോക്ക് 1 ഉപയോഗിച്ചത്
എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ടിനായി ടോക്ക്1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് കാണപ്പെടുന്നു
നമ്മൾ സ്വാഭാവികമായി വരുത്തുന്ന ചില തെറ്റുകളിലേക്ക് പോകാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
ബ്ക്ക് 8 എന്ന പുതിയ മൂല്യം നല്കുന്നു
സേവ് ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക
ടെർമിനലിലേക്ക് തിരിച്ചു വരുക
പ്രോംപ്റ്റ് വൃത്തിയാക്കാം
നേരത്തേതു പോലെ കംപൈൽ ചെയ്യുക
ടോക്കൻസ്
സിപിപി ഫയലിലെ ഏഴാമത്തെ വരിയിൽ എറർ കാണുന്നു
അസൈൻമെന്റ് ഓഫ് റീഡ് ഓൺലി വേരിയബിൾ ബ്
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
ബ് ഒരു കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റ്സ് നിശ്ചിത മൂല്യങ്ങളാണ്
ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്ത് അത് മാറുന്നില്ല
അതിനാണ് എറർ കിട്ടിയത്
ഇത് തിരുത്താം
ഇത് നീക്കം ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക
വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരികെ വരുക
കംപൈൽ ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യുക ഇത് പ്രവർത്തിക്കുന്നു
മറ്റൊരു സ്വാഭാവികമായ തെറ്റ് നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
ഇവിടെ സിംഗിൾ ക്യൂട്ടീസ് നീക്കം ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ചു വരാം
കംപൈൽ ചെയ്യുക
ടോക്കൻസ് ഡോട്ട് സിപിപി ഫയലിൽ ഒൻപതാമത്തെ വരിയിൽ തെറ്റ് കാണുന്നു
അ വാസ് നോട്ട് ഡിക്ലേയർഡ് ഇൻ തെ സ്കോപ്പ്
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
ഇത് എന്തെന്നാൽ സിംഗിൾ ക്യൂട്ടീസ്നുള്ളിൽ കാണുന്നവയാണ് ക്യാരക്ടർ മൂല്യങ്ങൾ
ഡ് യെ ക്യാരക്ടർ വേരിയബിൾ ആയാണ് ഡിക്ലേർ ചെയ്തത്
തെറ്റ് തിരുത്താം ഒൻപതാമത്തെ വരിയിൽ സിംഗിൾ ക്യൂട്ടീസ് നല്കുക
സേവ് ക്ലിക്ക് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
കംപൈൽ ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യുക ഇത് പ്രവർത്തിക്കുന്നു
സ്ലൈഡിലേക്ക് തിരിച്ചു വരാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഡാറ്റ ടൈപ്സ് ഉദാഹരണം ഇന്റ് ഡബിൾ ഫ്ലോട്ട്
വേരിയബിൾസ്
ഉദാഹരണം ഇന്റ് അ2 ഐഡന്റിഫയർസ്
ഉദാഹരണം പ്രിന്റ്ഫ് കോൺസ്റ്റന്റ്
ഉദാഹരണം ഡബിൾ കോൺസ്റ്റ് b4 ഒരു അസ്സിഗ്ന്മെന്റ് വെറും പലിശ കണക്ക് കൂട്ടുന്ന ഒരു പ്രോഗ്രാം എഴുതുക
സൂചകം മുതൽ നിരക്ക് സമയം ഭാഗം 100
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorg ൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി